എന്റെ team എന്നെച്ചഴിഞ്ഞ രാജ്യാന്തര team ലെ ഏറ്റവും fans ഉം അത് പോലെ തന്നെ നല്ല ഏർ കൂടുതല് cup ഒക്കെ എടുത്തഴിഞ്ഞാ ബ്രസീല് പറഞ്ഞ team ആന്ന് നമ്മളെ team നമ്മള team എന്നെച്ചഴിഞ്ഞ അഞ്ച് പ്രാവിശ്യം cup എടിതുക്കുണു

ചേരാനുള്ള കാരണം പക്ഷേ ഇക്കുറി ഞാങ്ങക്ക് കളി അതായത് precourt ഇൽ തന്നെ പോവേണ്ടി വന്നു ക്രൊയേഷ്യന്ന് പറഞ്ഞ team ആയിട്ട് just penalty ക്ക് നമ്മ തോറ്റു അതിന് ശേഷുള്ള കളിന്ന് വെച്ചഴിഞ്ഞാല് അർജന്റിനെയിം ബ്രസീലും തമ്മിലാ അതായത് ബ്രസീല് ആ കളി ജയിക്കൂ ജയിക്ക ചെയ്തിക്ക എന്നിണ്ടെകില് മറ്റവര് ജയിക്കും ചെയ്തു അർജന്റീന തന്നെ ജയൂക്കും ചെയ്തു അപ്പൊ നമ്മള് ജയിച്ചിക്ക എന്നിണ്ടായി എന്തായാലും ഞങ്ങളും അവരും തമ്മില് നല്ലൊരു കാലികളിക്കേണ്ടി വന്നേനു എന്താണ് അർജന്റിനെനെ കുറിച്ചിട്ട് അന്റെ team ന്റെ അഭിപ്രായം അർജന്റീന പറയ്ന്ന team എന്റെ ഒര്കാര്യത്തില് അവര് അവര് team കോഴപ്പുള്ള അവരുടെ ഈ fans ന്റെ തള്ളല് കൊണ്ടാണ് അവരെ പോലുള്ള team കളെ ഇപ്പൊ അടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത് പ്രതേകിച് അവര് അവരെ fans ന്റെ അഹങ്കാരം കൊറേ നമ്മള് എല്ലാരിക്കും സന്തോഷം ഉള്ള ഒരു കാര്യം തന്നെ ഇപ്രാവശ്യത്തെ world cup ല് നടന്നിട്ടുള്ളത് കാരണം എന്തീന്ന് വെച്ചഴിഞ്ഞാല് ഈ പറഞ്ഞ മെസ്സിയെ പോലുള്ളൊരു വ്യക്തി അദ്ദേഹം cup നേടുക എന്ന് പറയുന്നത് ഏർ ഒരുപാട് ജനങ്ങൾടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നാട്ടുകാരുടെയും അതുപോലെ തന്നെ നമ്മള് കേരളത്തിലിരിക്കണ നമ്മടെ അടക്കം ഇഷ്ട്ടപ്പെട്ടൊരു താരാണ് ഈ പറഞ്ഞ മെസ്സി എന്ന് പറയണത് ഈ മെസ്സിയെ പോലുള്ളൊരു വ്യക്തി cup നേടുക എന്ന് പറയുന്നത് അത് തികച്ചും എല്ലാ ഒരു football പ്രേമികൾക്കും മനസ്സ് കൊണ്ട് ഇഷ്ട്ടപ്പെട്ടതാണെങ്കിലും പൊറത്ത് തന്നെ ആണ് എനിക്ക് അറിയാം കയിഞ്ഞിട്ടില്ലത് അല്ലെങ്കിൽ എനിക്ക് തോന്നിട്ടില്ലത് അല്ലെങ്കിൽ നമുക്ക് ഒരിക്കല് ഒരു player നെ accept ചെയ്യാൻ ബുദ്ധിമുട്ടാകും കാരണം നമ്മള് ഇഷ്ട്ടപ്പെടുന്ന ഒരു വ്യക്തി ഇണ്ട് എന്നിണ്ടെങ്കില് അത് അവരുടെ fans നു മുമ്പിലാ നമ്മക്ക് അങ്ങത്തൊരു issue വരുന്നത് നിനക്കയിന കുറിച്ചെന്താ പറയാനിള്ളത് അതെ നീ പറഞ്ഞത് വളരെ ശെരിയാണ് എന്തെച്ചഴിഞ്ഞ മെസ്സിനെ പൊൽത്തൊരു കളിക്കാരനും മെസ്സി അതുപോലെ ക്രിസ്ത്യാനോ ഈ രണ്ട് players നെ താരതമ്യം ചെയ്യാൻ വേറെ ഒരു കളിക്കാരും ഇന്ന് ലോകത്തില്ല ഇന്ന്ന്നല്ല മൊത്തത്തില് football ലെതന്നെ രണ്ട് ഇതിഹാസങ്ങളാണ് അത് പോലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ അതെ പോലെ തന്നെ നമ്മളെ ലയണൽ മെസ്സി രണ്ടാളെയും കവച്ച് വെട്ടാൻ വേറെ ഒരാളും എല്ലാ പക്ഷെ ഈ അർജന്റീന പോൽത്തെ fans ഇണ്ടല്ലോ അതായത് fans ന്റെ ഒരു

കളി എന്റെ ഒരഭിപ്രായത്തിൽ മെസ്സി നല്ല കളിയാണ് നല്ല കാളിയെന്നച്ചഴിഞ്ഞാ നല്ല tribling ഉം ക കാര്യങ്ങളും ഒക്കെ നോക്കുവാന്ന് ഉണ്ടെങ്കി നല്ല രീതിയിലുള്ള കളിയാണ് കളിക്കുന്നത് അതുപോലെ തന്നെ എന്റെ favarite player എന്നച്ചഴിഞ്ഞ അത് നെയ്മറാണ് നെയ്മറിനെ കുറിച്ചിറ്റ് അന്റെ അഭിപ്രായം എന്താണ് നെയിമർ എന്ന് പറയുന്ന വ്യക്തി നിലവില് നല്ലൊരു player തന്നെ ആണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രായത്തിനഅനുസരിച്ചിള്ള അയി അയിന്റെ അപ്പറോം അദ്ദേഹം കളിക്കിന്നുണ്ട് പക്ഷെ ചില ആ പോയി football എന്ന് പറയുന്നത് ഏറെ കുറെ വാശിയും വൈരാഗ്യഓം നിറഞ്ഞൊരു കളിയാണ് കാര്യം എതിർ team നെ തോൽപ്പിക്കുക എന്നൊരു ഒറ്റ ലക്ഷ്യത്തോടു കൂടെ ശരീരം കൊണ്ടും അത് പോലെ കാല് കൊണ്ട് മാത്രല്ല കൈകൊണ്ട് വരെ കളിച്ച് ഏർ പരിക്കേൽപ്പിക്കുന്നൊരു രംഗങ്ങള് നമ്മള് കാണുന്നുണ്ട് അപ്പൊ football ലാണ് ഏറ്റവും cricket നെ സംബന്ധിച്ചെടുത്തോളം football ലാണ് ഏറ്റവും കൂടുതലീ ഈ പരസ്പ്പര വിരുദ്ധമായ തല്ലും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുന്നത് എന്നാണ് എനിക്ക് മനസിലാക്കാൻ കഴിഞ്ഞിട്ടിള്ളത് തീർച്ചയായിട്ടും ഏർ football ന കുറിച്ച് ഏർ തനിക്കെന്താ പറയാനിള്ളത് football എന്ന് വെച് കഴിഞ്ഞാല് നമ്മളെ ലോകത്തിലെ തന്നെ number one ഒരു കളിയാണ് അതായത് ഏറ്റവുംകൂടുതൽ fans ഉള്ള ഇന്ന് കളികളിൽ വെച്ച് ഏറ്റവും കൂടുതൽ fans ഇല്ലെരു കാളിയെന്നിണ്ടെങ്കിൽ അത് football ആണ് football നെ ഏർ football എന്ന് കാണുമ്പോൾ തന്നെ നമ്മക്ക് അത്രക്കും രസമുള്ളൊരു കളിയാണ് പണ്ട് മുതലേ ഉള്ള കളിയാണ് അതായത് പെല മുതൽ തൊടങ്ങിയത്ഇള്ള നല്ലൊരു കളി യായിട്ടാണ് football ന എനിക്ക് പറയാനുള്ളത് നല്ല ക കളി കാണാനും ഒരുപാട് ആൾക്കാര് ഞങ്ങളെ നാട്ടിലും ഇത്പോൽത്തന്നെ world cup ഉം കാര്യങ്ങളും ഒക്കെ ആയപ്പോ ഞങ്ങള് ക്ല club ല് ഇതേമാരി tv ഒക്കെ കൊണ്ടന്ന് recharge ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായി കളിയും കാര്യങ്ങളും ഒക്കെ കണ്ടു പക്ഷേ എന്തെച്ചഴിഞ്ഞ നമ്മള് team തോൽക്കുമ്പോൾ അയിന്റെതായ സങ്കടോം കാര്യങ്ങളൊക്കെ ഇണ്ടാവില്ലേ നെയിമാറിനാണ് തിളങ്ങാൻ കഴിയാത്ത എന്നുള്ള ഞങ്ങള team precourt ല് penalty യെ മാർക്കനെസ്സ് പറഞ്ഞോര് player last bar ന post നടിച്ച് ഞങ്ങളെ അതായത് സമനില വന്നപ്പോ അവസാനം bar നടിച്ച് ഞങ്ങള് ആ അങ്ങനെ ആ ഒരു penalty കാരണം തോൽക്കണ്ടി വന്നു പക്ഷേ നല്ല കളിയെർന്നു ഞങ്ങളെ team ന്റെ കളിയെന്നചനല്ല കളിയർന്നു അയിന്റെ മുന്നിലുള്ള കളി ജപ്പാനായിട്ട് നാലേ ഒന്നിനു വിജയിച്ചു നല്ല നല്ലരീതിയിൽ ജപ്പാൻ അല്ല sorry coriyan ആയിട്ട് നാലേ ഒന്നിനു വിജയിച്ചു നല്ല രീതിയിൽ കളിച്ചു വരുന്ന കളി ഞങ്ങള് ജയിച്ചേക്കണ ഇണ്ടായ എന്താ എന്താണെങ്കിലും അർജന്റീനേം ബ്രസിലും ഒന്ന് മുട്ടീനു പഷേ അയിന് കാണാനുള്ളൊരു ഭാഗ്യം ഇണ്ടായില്ല ഞങ്ങക്ക് പോർച്ചുഗലും കൊയപ്പുള്ളതൊരു കളിയാണ് എനിക്ക് തോന്നണേ പക്ഷെ ക്രിസ്ത്യാനോന്റെ last കളിയാണിന്ന് പറഞ് വേരുന്നിണ്ട് എന്താണ് താങ്കൾക്ക് അയിന കുറിച്ചിട്ടെന്താണ് പറയാനുള്ളത് തീർച്ചയായിട്ടും താങ്കള് പറയുന്നത് ശെരിയാണ് പിന്നെ അവ്ടെ നമ്മടെ കുറിച്ച് പറയാനുള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന എന്ന് പറഞ്ഞ വ്യക്തീ നല്ലൊരു ഓ football player തന്നെ ആണ് ഈ മെസ്സിയെ പോലെ തന്നെ അത്യാവശ്യം ഒരേ level ല് ഏർ താരതമ്യം ചെയ്യാൻ പറ്റിയ ഒരു player തന്നെ ആണ് ഈ

sorry എന്ന് പറയുന്നത് അതെ ഓൻ cup കിട്ടാതെ മടങ്ങിയത് നമ്മളെ പോലുള്ള വ്യക്തികൾ ഒരുപാട് വേഷമിപ്പിക്കുന്നയാണ് എന്തായാലും അദ്ദേഹം ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ച വ്യക്തിയാണ് അന്ന് ഞാൻ പറഞ്ഞല്ലോ football ഈ പറഞ്ഞപോലെ ചില വാശിയും വൈര്യകത്തിന്റെയും പേരില് മാത്രമാണ് അങ്ങനത്തെ ഒരു team ല് വ്യക്തിയെ പോറതിരുത്തേണ്ടി വന്നത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് അദ്ദേഹത്തെ ആ കളിയിൽ first half ഇൽ തന്നെ ഇറക്കിയിരുന്നെങ്കിൽ ചെലപ്പോ പോർച്ചുഗലിന്റെ സംബന്ധിച്ചെടുത്തോളം ഒരു വിജയം തന്നെ നേടിക്കൊടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു പക്ഷേ എന്തോ ഏർ എന്നെച്ചഴിഞ്ഞാല് ഈ ഒരു ഇവരുടെ ഒര് വാ coach ന്റെ ഒരു ദുഷിച്ച തീരുമാനം മാത്രമാണ് ഈ ഒരു അദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തിയെ പോറതിരുത്തേണ്ടി വന്നത് അയിന കുറിച്ച് താങ്കൾക്ക് എന്താ പറയാനുള്ളത് തീർച്ചയായിട്ടും അത് coach ന്റെ പ്രശ്നമായിട്ടാണ് എനിക്കും തോന്നണത് എന്തെച്ചഴിഞ്ഞാല് അത്രേം ഏർ വയസ്സ് ഓക്കേ വയസ്സിനുള്ള കളി കളിക്കണില്ലാന്നു ഒരാള് പോലും നമ്മള് പറയൂല ഏർ ചില haters പറയും എന്തേച്ചഴിഞ്ഞ അതായത് ഇപ്പൊ മെസ്സി fans ആണെന്ന് ഇണ്ടെങ്കിൽ പറയും ക്രിസ്ത്യാനോ കളിക്കണില്ല അതുപോലെ ക്രിസ്ത്യാനോ fans പറയും മെസ്സി കളിക്ക പക്ഷെ അവര് രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് ഇപ്പളും കളിക്കിന്നുണ്ട് പ്രായത്തിലുംകൂടുതല് അതായത് പ്രായത്തിനനുസരിച്ചില്ല കളിയൊന്നും അല്ല അതിലും കൂടുതല് ഒരു youngers എപ്പോ എങ്ങനെ ഇണ്ടാവും ഒരു ഇരുപത്തിരാണ്ടാ അല്ലെങ്കിൽ ഇരുപത്തിനാല് വയസ്സായൊരു പുതിയൊരു player നമ്മളെ team ക്ക് വന്ന എങ്ങനെ കളിക്കും അതിലും കൂടുതല് നല്ല ഭംഗി ആയിട്ട് ഇപ്പളും അവര് കളിച്ചുകൊണ്ടിരിക്കുന്നു എപ്പോ കയിഞ്ഞ കളിതന്നെ അൽ നസറെന്നു പറഞ്ഞ ഒരു team ല് arabian club ല് അവൻ ചേർന്നു നല്ല hardtrick ഒക്കെ അടിച്ചിട്ടാണ് കളി അത്രക്കും ഭംഗി ആയിട്ട് കൊണ്ട് നടന്നത് അവനെ കുറിച് പറയന്നുണ്ടെങ്കി നല്ല കളിയാണ് ഇപ്പളും അവന്റെ fitness ഉം നല്ല അത്യാവശ്യം നല്ല രീതിയിലാണ് ഇപ്പളും ഒരു കൊഴപ്പോം ഇല്ലാത്ത നല്ല രീതിയിലാണവൻ കളിച്ചുവരുന്നത് അതുപോലെ തന്നെ മെസ്സിയും മെസ്സി മെസ്സിനേം ഇതുപോലെ തന്നെ പറയാനുള്ള നല്ല കളിയാണ് കളിക്ക് പക്ഷേ അവന്റെ team ജയിക്കല് അവസാനം മെസ്സി അവസാനം ഒരു world cup എടി കുകയും ചെയ്തു അതുപോലെ തന്നെ എനിക്ക് ഇതുപോലെ തന്നെ ക്രിസ്ത്യാനോയും ഒരു world cup എടുക്കാൻ നല്ല ഒരു ആഗ്രഹം ഉണ്ട് എന്താണ് താങ്കൾക്ക് അയിന കുറിച്ച് പറയാനിള്ളത് ക്രിസ്ത്യാനോ റൊണാൾഡൊനെ സംബന്ധിച്ചിടത്തോളം ഒരു world cup കിട്ടിയിട്ട് വിരമിക്കുക എന്ന് പറയുന്നത് crseven fans നു മാത്രമല്ല ഈ പറഞ്ഞ മെസ്സി fans നും ഈ പറഞ്ഞ നെയ്മർ fans നും അല്ലെങ്കി ബ്രസീൽ fans നും അർജന്റീന fans നും ഈ ലോകത്തില് ഏർ ഒരു eightypercentage persons നും ആഗ്രഹമുള്ളൊരു കാര്യം തന്നെ ആണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എങ്കിൽ പോലും ഇദ്ദേഹത്തെ പോലുള്ളൊരു വ്യക്തി നമുക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രായം അതിക്രമിച്ചു കഴിഞ്ഞു football ന സംബന്ധിച്ചെടുത്തോളം അദ്ദേഹത്തിന് നാൽപ്പത് വയസ്സിന്റെ above അടിത്തയിട്ടിണ്ട് അപ്പോ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു ക വർഷം ഒരു നാല് വർഷം കാത്തിരിക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസ്സമുള്ളതാണ് പക്ഷെ അദ്ദേഹത്തിന്റെ fitness ഉം കാര്യങ്ങളും ഒക്കെ നോക്കുക ആണെങ്കിൽ നല്ല രീതിയിൽ തന്നെ ആണ് ഇപ്പളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും നമുക്ക് തീർച്ചയായിട്ടും ഉറപ്പ് പറയാൻ കഴിയില്ല എന്തായാലും നമുക്ക് ക്ക് നമുക്ക് കണ്ട് അറിയാം തന്നെ എന്ന് തന്നെ എനിക്ക് തോന്നുന്നത് താങ്കൾക്ക് അദ്ദേഹം വിരമിക്കുമോ എന്താണ് അതിനെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് എന്റെ ഒരഭിപ്രായത്തില് അവന് വിരമിക്കേണ്ട ആവിശ്യുള്ള വിരമിക്കുന്നില്ല എന്നാണ് ഇപ്പോ ഞാൻ കേട്ട news ഉം കാരണം fitness ഉം കാര്യങ്ങളും ഇപ്പളും കൊയപ്പുല്ല അതെന്തെനെ news ഇൽ പറഞ്ഞതായിട്ട് എനിക്ക് തോന്നണിണ്ടു അതായത് അടുത്ത ഒരു world cup കൂടി കളിക്കാൻ ആഗ്രഹമുണ്ട് എന്ന് അദ്ദേഹം പറയുമ് ചെയ്തേക്കുണു അത് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്നെച്ചഴിഞ്ഞാല് അത്രക്കും നല്ല അടിപൊളിയായിട്ട് ഇപ്പളും അയാള് കളിക്കുന്നുണ്ട് പക്ഷെ ചെലവര്അതായത് ചെല team team ന്റെ manager coach നാണു അവരെ പറ്റാത്തത് അപ്പൊ പിന്നാ അവര് പൊറത്തിരുത്തുന്നു പക്ഷെ അതിന്റെഅത് പൊറത്തിരുത്തണ്ട ആവിശ്യമൊന്നും ഇല്ലാതായിട്ട് എനിക്ക് തോന്നിട്ടില്ല അത് അതിന്റെ മുൻപ് അവർക്ക് തോന്നിയിട്ടുണ്ടാവും അതായത് first കളി തൊടങ്ങിയപ്പോ world cup തൊടങ്ങിയപ്പോ അവനെ എറക്കാതിരുന്നപ്പോ ആ കളി അവര് തോറ്റതായി തൊട്ടിട്ടില്ല അതായത് just just ജയിച്ചിക്കാണ് സമനില അങ്ങനെ എന്തൊക്കയോ കിട്ടിയതായിട്ട് തോന്നിക്ക അത് അവന്റെ അവൻ ഇല്ലാത്ത കാരണയിട്ട എനിക്ക് തോന്നുന്നതേ എന്താണെങ്കിലും അവന് അടുത്ത world cup കൂടി കളിക്കും എന്നതാണ് എന്റെ ഒരു ഊഹത്തിൽ ഞാൻ പറയുന്നത് എന്താ താങ്കളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ fitness സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് വീണ്ടും കളിക്കാൻ കഴിയും എന്ന് തന്നെ ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷെ ചില സങ്കേതിക കാരണത്താൽ അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ players നല്ല players ഉണ്ടെങ്കിൽ അവർക്ക് വഴിമാറികൊടുക്കേണ്ടത് ഒരു senior താരത്തിന്റെ ഒരു ഒരു അത്യാവശ്യമായ ഒര് ഒരു ഘടകമാണെന്ന് തന്നെ നമുക്ക് അറിയാം എങ്കിൽപ്പോലും

ട്ടി മടങ്ങുക എന്നുള്ളത് ഞാൻ നേരെത്തെ പറഞ്ഞപോലെ എല്ലാവർക്കും ഒര് ഇഷ്ടപ്പെട്ടൊരു സംഭവം തന്നെ ആണ് തീർച്ചയായിട്ടും നീ പറഞ്ഞത് പോലെ അയിന്റെ മുമ്പത്തെ ഒരു കളി ഏർ അദ്ദേഹത്തിന് ഏർ പോർച്ചുഗലിന് അദ്ദേഹത്തിനെ എറക്കാതെ തന്നെ ഒരു ഏഴ് goal ന് വിജയിക്കാൻ ഉള്ളൊരു അവസരം കിട്ടി അത് അദ്ദേഹത്തിന് പകരക്കാരനായി എറക്കിയ ഒരു strikker അദ്ദേഹത്തിന്റെ ഒര് കളി മികച്ച ഒരു കളി തന്നെ ആണ് അന്ന് കാഴ്ച വെച്ചത് മൂന്ന് goal നേടി ആ ഒര് മ മങ് ഏർ എന്താ പറയാ അതെ തീരുമാനത്തില് വീണ്ടും coach മത്സരത്തി ഏർ ഒന്ന് കളിച്ച് നോക്കിയതാണ് സം ഇങ്ങനെ ഒര് ഏർ ആ round ഇത് തന്നെ പുറത്തു പോകേണ്ട ഒരു situation മൊറോക്കയെ പോലുള്ള ഒരു team നേം കൊണ്ട് അടിയറവ് പോകേണ്ടി വന്നതി CR7 നെ പോലുള്ള team നു അഥവാ പോർച്ചുഗലിന് വളരെ വിഷമം തന്നെ ആയിട്ടാണ്നമ്മക്ക് ഇവിടെ അറിയാൻ കഴിയുന്നത് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങള് നിങ്ങക്ക് അതിനെ കുറിച്ച് എന്താണ് ഇപ്പൊ പറയാനിള്ളത് താങ്കൾ പറഞ്ഞത് വളരെ ശെരിയാണ് പക്ഷെ അന്ന് ആ മൊറോക്കോനെ ആയിട്ട് ജയിക്കു കൂടി ചെയ്തിട്ടുണ്ട്ന്നിണ്ടെങ്കി പിന്നെ team semi ല് എതിരുന്നു semi ലെത്തിയിട്ട് പിന്നെ final കൂടി കടന്നിക്ക എന്നിണ്ടെങ്കിൽ ആ ആഗ്രഹം അതായത് ക്രിസ്ത്യാനോ റൊണാൾഡോ fans ന്റെയും ക്രിസ്ത്യാനോ റൊണാൾഡോന്റെയും പോർച്ചുഗൽ fans ന്റെ മൊത്തത്തിൽ എല്ലാരും ആഗ്രഹം നടന്നിരുന്നു എന്തായാലും അടുത്ത കുറി അതായത് അടിത്ത world രണ്ടായിരത്തി ഇരുപത്തി ആറ് വരുന്ന world cup ല് ക്രിസ്ത്യാനോ റൊണാൾഡോന്റെ team വിജയിക്കും അതായത് cup എടുക്കുമെന്ന് താങ്കൾക്ക് വല്ല പ്രതീക്ഷയുംമുണ്ടോ

ഇനി പുതിയതായിട്ട് വരുന്ന players ന്റെ ഒര് support ഉം കൂടെ ഉണ്ടെങ്കിൽ നല്ലൊരു coach ൻറെ ഒരു ഒരു ഒരു ശേ ഇടപെടൽ കൂടെ ഉണ്ടെകിൽ ഈ പറഞ്ഞ CRseven ന്റെ team നു cup നേടാൻ കഴിയും എന്ന് തന്നെ ആണ്‌ എന്റെ ഒരു ആത്മ വിശ്വാസം തീർച്ചയായിട്ടും അങ്ങനെ നേടാൻ കഴിയട്ടെ എന്ന് തന്നെ ഞ മ് ഞാൻ ആഗ്രഹിക്കിന്നിണ്ട് തീർച്ചയായിട്ടും നമ്മക്ക് അങ്ങനെ ഒരു ഓ ഏർ സംസാരത്തില് ഇടപെട്ടയിന് വളരെ നന്ദി ഉണ്ട് തീർച്ചയായിട്ടും ഞാന് പിന്നെ ഒരു ദിവസം നിനക്ക് ഇതിനെക്കുറിച് സംസാരിക്കാൻ വിളിക്കുന്നുണ്ട് എന്ന okay ട്ടോ okay

നല്ല വർത്താനം

സുഖായിട്ടിരിക്കുന്നുല്ലേ? .

സുഖം തന്നെ ഉം അഹ് നിങ്ങള് കുടുംബശ്രീയില് നിങ്ങ നാട്ടില് അതെ കുടുംബശ്രീ ഉണ്ട്. കുടുംബശ്രീയില് അംഗമാണ്. നിങ്ങടെ നാട്ടിലുണ്ടോ കുടുംബ നിങ്ങടെ നാട്ടില് എൻ്റെ നാട്ടിലുണ്ട്. എൻ്റെ നാട്ടിലുണ്ട്. ഞാനും അതിലൊരു അംഗമാണ്. എന്നാൽ എനിക്ക് കുടുംബശ്രീയെക്കുറിച്ച്

പതിനെട്ട്

രണ്ട് വർഷം കഴി~

നിങ്ങള് മാസത്തിലാണോ കുടുംബശ്രീ നിങ്ങള് ഒരു മാസത്തിലാണോ കുടുംബശ്രീ കൂ

അ അല്ല. ഞങ്ങള് ആഴ്ചയിൽ വീട്ടില് ഒരു വീട്ടില് എല്ലാവരും ഒരുമി

അമ്പത് രൂപ.

ഞങ്ങളും അമ്പത് രൂപ വെ

അയ്യായിരത്തി മുന്നൂറ്.

നിങ്ങൾക്ക് കുടുംബശ്രീകൊണ്ട് ഉപകാരം ഉണ്ടായിട്ടുണ്ടോന്ന് ചോദിച്ചാ ഇപ്പോ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പോ loan എടുക്കാനുള്ള സാഹചര്യയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അത്യാവശ്യത്തിന് വായ്‌പ എടുക്കാൻ പറ്റാറുണ്ട്. loan ന് pass യിട്ടുണ്ട്. Loan എടുക്കാനെല്ലാരും തയ്യാറായിരുന്നു. പിന്നെ Loan എടുക്കണ്ട സാഹചര്യം വന്നപ്പോ എല്ലാരും ആദ്യം അഹ് എല്ലാർക്കും ആവശ്യമായിരുന്നു. അതുകൊണ്ടാണ് loan ന് അപേക്ഷിച്ചത്. പിന്നെ എടുത്ത് loan pass യപ്പോ എല്ലാർക്കും വേണ്ട. പകുതിയാൾക്ക് മതി. പിന്നെ അതുകഴിഞ്ഞ് വന്നപ്പോ പിന്നെ കുറച്ച് ആൾക്ക് മതി. അങ്ങനെയായപ്പോ പിന്നെ loan എടുക്കണില്ലാന്ന് അത്‌ ക~ cancel ചെയ്‌തു.

കുടുംബശ്രീ ഉണ്ടായതുകൊണ്ട്

ഒക്കെ നടന്നു പോകുന്നുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടകൾക്കൊക്കെ അവശ്യങ്ങൾക്കൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം വായ്പ എടുത്തിട്ടുണ്ട്. അയ്യായിരം രൂപയായിട്ടും പതിനായിരം രൂപയായിട്ടൊക്കെ നിങ്ങളുടെ കുടുംബശ്രീയില് ആഴ്ചയില്

വന്നാലും അഹ് അഹ് fine ഉണ്ട്. വരാതിരുന്നാലും hospital case അങ്ങനെ വരാൻ പറ്റാത്ത situation ലാണെങ്കില് പ്രശ്നല്ല. വെറുതെ വീട്ടിലിരുന്നാല് fine അടക്കണം.

നിങ്ങൾക്ക് അങ്ങനെ fine

ഇരുനൂറ് രൂപ. അൻപതുരൂപ വെച്ചൊരു മാസം കൊണ്ട് ഇരുനൂറ് രൂപ അടച്ചിട്ടില്ലെങ്കില് പത്തുരൂപ കൊടുക്കണം. അല്ലാതെ ആഴ്ച്ചയില് വൈകിച്ചെന്നാലോ ആഴ്ചകളില് കൂടിയിട്ടില്ലെങ്കിലൊന്നും ഞങ്ങൾക്ക് fine ഉം കാര്യങ്ങളൊന്നും ഇല്ല. ഞങ്ങളുടെ കുടുംബശ്രീ നല്ല സ്നേഹത്തോടെയും സൗഹാർദത്തോടെയുമാണ് കഴിഞ്ഞുപോകുന്നത്. ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയില്. ആർക്കുവേണമെങ്കിലും വായ്പ എടുക്കാം. അതിൽ ഒന്നും പ്രശ്നങ്ങളില്ല. പത്തും പത്ത് രൂപയാണ് ഞങ്ങളുടെ കുടുംബശ്രീയില് ഏറ്റവും കൂടുതല് വായ്‌പ എടുത്തിട്ടുള്ളത്. അതിൻ്റെ പുറത്തൊന്നും ആരും വായ്‌പ എടുത്തിട്ടില്ല. എല്ലാവരും വായ്‌പ എടുത്താലും

ഇപ്പോ ഏറ്റവും അ ഇപ്പോ loan pass യിട്ട് എടുക്കാതിരുന്നതുകൊണ്ട് എന്താ അടക്കാതെ തിരിച്ചടക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എടുക്കാണെങ്കിൽ നാല് ലക്ഷമാണ് pass യത്. അതെടുക്കാണെങ്കിൽ എല്ലാരും

അത് ആറുമാസം കൊണ്ട് തിരിച്ചടക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനിടയില് വേറെ ആർക്കേലും അത്യാവശ്യം വരുവാണെങ്കില് അപ്പോ അതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റം വരുത്തണ്ടിവരും എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിന് മുൻപ് എടുത്തോള് എല്ലാരും അടച്ചിട്ടില്ല. തിരിച്ചടച്ചിട്ടില്ല. മുപ്പതിനായിരം രൂപയൊക്കെ എടുക്കാത്തതുകൊണ്ട് അവർക്ക് അത്യാവശ്യായിരുന്നു. അവർക്ക് മാത്രാണ് അത്യാവശ്യം ഉണ്ടായിരുന്നത്. അപ്പോ അമ്പതിനായിരം അവര് ഒരു ലക്ഷം എടുക്കണമെന്നാ പറഞ്ഞിരുന്നത്. രണ്ടാള് അത് എടുക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പോ എടുക്കാത്തതുകൊണ്ട് അങ്ങനെ ഇപ്പോ last അങ്ങനെ കൊടുക്കാനാ തീരുമാനിച്ച്. കുടുംബശ്രീയിലെ എല്ലാ അംഗങ്ങളും തീരുമാനിച്ചിട്ടാണ് അങ്ങനെ ഒരു ഇതില് എത്തിയത്. Last തീരുമാനം അങ്ങനെ ആയത്. മുപ്പതിനായിരം രൂപ. ആദ്യായിട്ട് എടുക്കാണ് അത് ഇതുവരെ ആരും എടുത്തിട്ടില്ല.

സഹായങ്ങളും അവരുടെ എ~എല്ലാ കാര്യങ്ങളും അവര്ക്ക് അറിയുന്നുണ്ട്. അവർക്ക് അറിയിച്ചുകൊടുക്കുന്നുണ്ട്. group കളും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് എല്ലാ വിവരങ്ങളും പഞ്ചായത്തിൽനിന്ന് അറിയാനുള്ളത് നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്.

സഹായങ്ങളുണ്ടോന്നു ചോദിച്ചാൽ President ഉം Secretary യും ADS, CDS മായിട്ട് അവര് meeting നും അതിനും പോകാറുണ്ട്. അല്ലാതെ ഞങ്ങളെ എല്ലാവരുമായിട്ടുള്ള ഇത് ഇല്ല. വേറെ കുടുംബശ്രീക്കാര് അതില് ഇല്ല. അറിവിലൊന്നും ഇല്ല. പറയുന്നത് കേട്ടിട്ടുണ്ട്. അവരെക്കുറിച്ചൊന്നും അറിയില്ല. അവര് പത്തുവർഷോ പതിനഞ്ചുവർഷോ ഒക്കെ ആയവരാണ്. ഞങ്ങളിപ്പോ തുടങ്ങിയിട്ട് രണ്ട് വർഷേ ആയിട്ടുള്ളൂ.

പഞ്ചായത്തിൽ നിന്നും ഒന്നും വേ ലഭിച്ചിട്ടില്ല സഹായങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. അതിനുംവേണ്ടിട്ട് സഹകരിച്ചിട്ടുണ്ട്. loan നും അഹ് കുടുംബശ്രീ ഇതാവാനും ഒക്കെ loan ഒക്കെ എടുക്കാൻ വേണ്ടിട്ട് സഹായിച്ചിട്ടുണ്ട്. ADS ഉം CDS ഉം അവിടെ meeting ഉണ്ടാവാറുണ്ട് മാസത്തില്

ഇനി ഞങ്ങൾക്ക് ലഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ട് വർഷത്തിനുശേഷം. കുടുംബ നിങ്ങൾ നിങ്ങളുടെ നാട്ടിലെ member കുടുംബശ്രീ തുടങ്ങിയപ്പോ വന്നിട്ടുണ്ടായിരുന്നു. എടക്ക് വരാറുണ്ട്. ചോദിക്കാറുണ്ട്. അവരാണ് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞത്. കുടുംബശ്രീ മുന്നോട്ട് പോവണമെങ്കിൽ നിങ്ങള് correct time ന് വരുക. എല്ലാ ആഴ്ചയിലും എല്ലാരും വരാൻ നോക്കുക. അഹ് പിന്നെ വരാത്തത് ഇങ്ങനെ hospital case അല്ലെങ്കില് എന്തെങ്കിലും അസുഖം കാരണാണ് വരാതിരിക്കുന്നതെങ്കില് fine മേടിക്കണ്ട. അല്ലാ വിരുന്ന് പോയിട്ടോ വേറെ വല്ല~തും ആയിട്ടോ ആണെങ്കില് അങ്ങനെയാണെങ്കിൽ അഹ് fine വെക്കണം. എന്നാലേ correct യിട്ട് വരുള്ളൂ. അതിനു വേണ്ടീട്ടാണ് ഈ fine വെക്കണേന്ന് പറഞ്ഞിട്ടാണ് fine വെച്ചിട്ടുള്ളത്. ഞ~ഞങ്ങളുടെ നാട്ടില് കുടുംബശ്രീ കൂടിയപ്പോത്തന്നെ member ആണ് ഞങ്ങളെ കുടുംബശ്രീക്കുവേണ്ടി പ്രോത്സാഹിപ്പിച്ചത്. ഞങ്ങൾക്കും താൽപര്യമുണ്ടായിരുന്നു. ഞങ്ങൾടെ നാട്ടില് member വന്ന് ഇതിന് പ്രോത്സാഹിപ്പിച്ചു. അവരുതന്നെ അതിലേക്കുള്ള മെ~ member മാരെ ഒക്കെ തെരഞ്ഞെടുത്തു. President, Secretary, Joint secretary, working secretary മാര് അവരൊക്കെ ഞങ്ങളുടെ member തന്നെ തെരഞ്ഞെടുത്തു. അതിലേക്ക് വേണ്ട നിർദേശങ്ങളും കാര്യങ്ങളും ഒക്കെ അവരുതന്നെ പറഞ്ഞുതന്നു. ഞങ്ങളുടെ നാട്ടിലെ member ഞങ്ങൾക്ക് ഇതിനു വേണ്ടുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടെ കുടുംബശ്രീയില് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തുണ്ടെങ്കിലും പറയാനും ചോദിക്കാനും മടിക്കേണ്ട. എന്താവശ്യത്തിനും വിളിക്കാനും മടിക്കണ്ട. അവര് പഴേ അവര് കുടുംബശ്രീ പതിനഞ്ചുവർഷായി തുടങ്ങിയിട്ട്. അവരിപ്പോളും അങ്ങനെയൊക്കെ എന്ന് എന്താ fine ഉം ഇതും ഒക്കെ ഉള്ളതുകൊണ്ടാണ് നിലനിന്ന് പോകുന്നത്. അത് അത്രയും കാലം നിലനിർത്താൻവേണ്ടിട്ടാണ്‌ ഇങ്ങനെയൊക്കെ ഒരു അഹ് കർശന തീരുമാനം എടുക്കണത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങള് മാസത്തിൽ വരിസംഖ്യ ഏ മാസവരുമാനം അഹ് എല്ലാ മാസത്തിലും എടുക്കാറുണ്ടോ? ഒരു മാസത്തിൽ പത്തുരൂപ വീതംവെച്ച് ഞങ്ങൾ എടുക്കാറുണ്ട്. അത് ഈ പഞ്ചായത്തിൽ പോകാന് bank ൽ പോകാന് അങ്ങനത്തെ ഒക്കെ ആവശ്യ~ആവശ്യങ്ങൾക്ക് വേണ്ടീട്ട് എടുക്കാറുണ്ട്. പത്തുരൂപ ഒരു മാസത്തില് last ഞങ്ങൾ ഞങ്ങള് മാസത്തിലല്ല എടുക്കാറുള്ളത്. ഞങ്ങള് വർഷ അഹ് ഒരു ആവശ്യങ്ങള് വരുമ്പോൾ അമ്പതുരൂപവെച്ച് പിരിക്കാറാണ് ചെയ്യാറ്. അത് ഞങ്ങള് correct ല് അമ്പത് രൂപവെച്ച് എല്ലാവരും കൊടുക്കും. പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അത് നടന്നുപോകുന്നുണ്ട്. അത് ആവശ്യമുണ്ടെങ്കിൽ മാത്രേ ഞങ്ങള് എടുക്കാറുള്ളൂ. അല്ലാതെ മാസത്തിൽ

അമ്പത് രൂപ അടക്കുന്നതിന് പുറത്ത് ഒരു മാസത്തിൽ എല്ലാവരും പത്തുരൂപ വച്ച് എടുക്കാറുണ്ട്. അതപ്പോ ഇനി എന്തേലും പെട്ടന്ന് ഒരാവശ്യം വരുവാണെങ്കില് എല്ലാവരോടും ചോദിക്കണ്ടല്ലോ. എല്ലാരുടെയും പൈസ അതില് ഉണ്ടാവുകയും ചെയുവല്ലോ. അതിന് വേണ്ടീട്ടാണ് അങ്ങനെ പത്തുരൂപ ഒരു മാസം എടു എല്ലാരുടെ കൈയിൽനിന്നും പിരിക്കുന്നത്. അപ്പോ നിങ്ങളുടെ കുടുംബശ്രീ അങ്ങനെ എടുക്കാറില്ലല്ലേ?

അങ്ങനെയൊന്നും ഞങ്ങൾ എടുക്കാറില്ല. അതെ. ഞങ്ങൾ കുടുംബശ്രീയിൽ നിന്ന് വായ്പ എടുക്കാനും bank ലൊക്കെ പെണ്ണുങ്ങള് കുടുംബശ്രീയിൽ നിന്ന് പൈസ അത്യാവശ്യമാണെങ്കിൽ bank ൽപോയി എടുക്കേണ്ടിവന്നാല് അത് cheque കൊടുത്തയക്കാറാണ് ചെയ്യാറ്. ആവശ്യമുള്ളവര് പോയി എടുക്കാറാണ് ചെയ്യാറ്. അല്ലാത്ത ആവശ്യത്തിന് secretary ആണ് അധികം പോകാറ് President ഉം ഞങ്ങൾടെ കുടുംബശ്രീയിൽനിന്നും secretary യോ President ഓ ആരെങ്കിലും ഒരാൾ പോകാറുണ്ട്. അത് നമ്മുക്ക് എപ്പോ ആവശ്യമുണ്ടെങ്കിലും എത്ര വലിയ തുകയാണെങ്കിലും എടുത്തുകൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ആരും വലിയ സംഖ്യകളൊന്നും ഞങ്ങൾടെ ഇപ്പോ last എടുത്തതും പതിനായിരം രൂപയാണ് അതില് ഇരുപതിനായിരം രൂപ bank ൽ പോയിട്ടാണ് എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് അവിടെ കുടുംബശ്രീയില് കെെയ്യില് തന്നെ ഉണ്ടായിരുന്നു. ഞങ്ങൾടെ കുടുംബശ്രീയില് കൈയ്യില് പണം വെക്കാറില്ല. ഒരു അഞ്ചു രൂപ അതിൽ കൂടുതൽ ഞങ്ങൾടെ കുടുംബശ്രീയില് പണം വീട്ടിൽ വെക്കാറില്ല. bank ൽ കൊണ്ടുപോയി നിക്ഷേപിക്കാറാണ് ചെയ്യാറ്. അപ്പോ എത്ര ആവശ്യമുണ്ടെങ്കിലും ഒരാഴ്ച്ച മുൻപ് കുടുംബശ്രീ secretary യെയോ President നെയൊ അറിയിക്കണം. അത് അല്ലെങ്കിൽ ഞങ്ങൾടെ group ല് അറിയിച്ചാലും മതി. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ നമ്മുക്ക് പോയി എടുക്കാം. നിങ്ങളുടെ കുടുംബശ്രീയില് loan വായ്‌പ എടുക്കുന്നതിന് ഇത് ആരെങ്കിലും വായ്പ എടുക്കുന്നതിന് എതിര് നിന്നട്ടി~ ല്ല വായ്‌പ എടുത്തത് തിരിച്ചടക്കാത്തതുകൊണ്ട് എല്ലാവരും പ്രതികരിച്ചിട്ടുണ്ട്. എന്താണ് തിരിച്ചടക്കാത്തത്? എന്ത് എന്തുകൊണ്ടാണ് അടക്കാത്തത്? ഇത്രയും വൈകാൻ പാടില്ല അങ്ങനെ ചർച്ച ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾടെ കുടുംബശ്രീയിലും അങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ നിങ്ങളുടെ കുടുംബശ്രീയെക്കുറിച്ച് നിങ്ങൾക്ക്

ഞങ്ങൾടെ കുടുംബശ്രീയും കുഴപ്പമൊന്നുമില്ല. നല്ല തൃപ്‌തികരമായ രീതിയിൽ തന്നെ നടന്നുപോകുന്നുണ്ട്. ഇത്തരം കുടുംബശ്രീ unit കള് ഉണ്ടായതുകൊണ്ട് സാധാരണക്കാരായ നമുക്കൊക്കെ വലിയ ഉപകാരമായിട്ടാണ്

കുടുംബശ്രീയിലോ അയൽക്കൂട്ടത്തിലോ ഉണ്ടാവണത് നന്ന്

എന്നാൽ ശരി. Okay. നമസ്ക്കാരം സോമാ നമ്മളിന്ന് സംസാരിക്കാൻ പോവുന്നത് ഇവിടെ ആരോഗ്യത്തിനെ പറ്റിയാണ് ഒരു മനുഷ്യന് ആരോഗ്യം ഇല്ലാണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ആരോഗ്യം ഇല്ലാണ്ട് ജീവിക്കാൻ പറ്റത്തില്ല ആരോഗ്യം ഇല്ലാണ്ട് നടക്കാൻ പറ്റത്തില്ല ആരോഗ്യം ഇല്ലാണ്ട് ചിന്തിക്കാൻ പറ്റത്തില്ല ശരിക്കും പറഞ്ഞാൽ ആരോഗ്യം ഇല്ലെങ്കിൽ ഒരു മനുഷ്യൻ ശരിക്കും പറഞ്ഞാ ഒരു ഉപയോഗശ്യൂന്യമായ ഒരു വ്യക്തിയാണ് പക്ഷെ അദ്ദേഹത്തിൻ്റെ mental capacity യുണ്ടെങ്കിൽ അതും അവനെ സഹായിക്കാനുള്ള ഓരോരോ ഉം പുതിയ പുതിയ യന്ത്രങ്ങൾ കണ്ടുപ്പിക്കുകയാണെങ്കിൽ മാത്രമെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം mental മറ്റെ തല തലചോർ ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റതുള്ളു അപ്പൊ ആരോഗ്യം വർധിപ്പിക്കാൻ നമുക്കെന്തയൊക്കെയാണോ സൊമ ചെയ്യാൻ പറ്റണേ നല്ല ques നല്ല ചോദ്യം ശശി ശശിനോടെനിക്ക് പറയാനുള്ളത് ശശി എത്ര മണിക്കൂർ daily ഒ നടക്കാറുണ്ട് വ്യായാമം ചെയ്യാറുണ്ട് ഞാൻ നടക്കാറില്ല സോമാ അതാണ് നമ്മളീ തലമുറയുടെ പ്രശ്നോന്ന് പറയാൻ നമ്മളീ phone ഉം നോക്കിയിരുന്ന് laptop ഉം നോക്കിയിരുന്ന് ജീവിതം കളയലാണ് നമ്മൾ ജീവിതം കലയെന് നമ്മ നമ്മടെ ശരീരം അനക്കണം കാരാണെന്ന് പറയുന്നേരം ഞാൻ പറയാ നിങ്ങ രാവിലെ നമ്മ രാവിലെ എണീച്ച അപ്പംതന്നെ food അല്ലെ കഴികണെ പക്ഷെ അങ്ങനെ കഴിക്കാൻ പാടില്ല ഇത് നമ്മുടെ ഈ

രാവിലെ ഞാൻ ഭക്ഷണ സാധനം കഴിക്കുന്നയിൻ മുമ്പേ ഒരു litre വെള്ളം ഞാൻ കുടിക്കും ആ വെള്ളം കുടിച് ശേഷം ഞാൻ ധ്യാനിക്കും ധ്യാനിച്ച ശേഷം ഞാൻ ഒരു മണിക്കൂർ book വായിക്കും ഇതെല്ലാം ചെയ്‌ത ശേഷം മാത്രമേ ഞാൻ എൻ്റെ ഭക്ഷണാഹാരങ്ങൾ കഴിക്കാറുള്ളു ഞാൻ നടക്കാറില്ലാന്ന് വെച്ച് അഹ് ആഹ് വേറെ വ്യായാമങ്ങൾ ഒന്നും ചെയ്യാറില്ല അല്ല ഞാൻ യോഗ ചെയ്യാറുണ്ട് യോഗ എൻ്റെ mental എന്താ തലച്ചോറിനെയും എൻ്റെ ബൊ എൻ്റെ ശരീരത്തിലെ നല്ല രീതീ ഉൻമേശോം നല്ല രീതിയിൽ എല്ലാം തരുന്നുണ്ട് പക്ഷെ താങ്കൾക്കിഷ്ട്ടപെട്ട വ്യായാമം എതാറിയ